ഇതൊരു തിരക്കേറിയ ഷോപ്പാണ് ഈ ഷോപ്പിൽ ഒരുപാട് ആളുകൾ സാധനങ്ങൾ നോക്കുന്നുണ്ട് ആരും വാങ്ങുന്നില്ല.

ഒരു മരത്തിന്റെ രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ലൈറ്റുകൾ കെട്ടി വെച്ചിരിക്കുകയാണ്.

അ എന്നും പച്ച നിറവും മേലെ ചുവപ്പ് നിറവുമാണ്.

ഇതിൽ മൂന്ന് കടകൾ കാണാം ഒന്നാമത്തെ കട അടച്ചിരി--

ഇതല്ലായിത് പുഴയിൽ നിന്നും പിടിച്ച മീൻ ആണെന്ന് തോന്നുന്നു മീനിന് കൊമ്പുകൾ ഉണ്ട്.

പറയാം ആദ്യമായി ഒരു ടേബിൾ ഉണ്ട് ടേബിളിന് നാല് കാൽ--

പക്ഷേ ഇതിലൊരു വ്യത്യസ്തതയുണ്ട് ഇതിൽ എല്ലാ ചിത്രത്തിനും വെല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്.

ആദ്യത്തെ നിര പച്ചനിറത്തിലുള്ളതാണ് അതിന്റെ വില മുന്നൂറ്റി--

ഇതൊരു വിശാലമായ മുറിയാണ് ഈ മുറിയിൽ ഒരുപാട് ചെയറുകൾ ഉണ്ട് ചെയറുകൾ പരസ്പരം മുഖം നോക്കി ഇരിക്കുകയാ.

ഇത് ഒരു ഡിസൈൻ എന്നൊക്കെ എഴുതി വെച്ച ബോർഡുകൾ കാണുന്ന സ്ഥ--

ന്തൊക്കെ കാണുന്നു എന്ന് നോക്കാം പച്ച നിറത്തിലുള്ള മരങ്ങൾ വെള്ള നിറത്ത് --

ഈ ചിത്രം കണ്ടാൽ ആർക്കും മനസ്സിലാവൂല്ല എന്താണ്--

ഈ ചിത്രത്തിൽ ഒരാൾ ചൂല് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തു മനസ്സിലാക്കാം --

എന്തുകൊണ്ടായിരിക്കും ആളില്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ.

ഈ കടയിൽ ഒരുപാട് സോഫകൾ ഉണ്ട് സോഫ കടയാകുമ്പോൾ ഒരുപാട് സോഫ ഉണ്ടാകുമല്ലോ സ്വാഭാവികമ--

ഒരുപാട് തെങ്ങുകളാണ് നമുക്ക് തെങ്ങുകൾ എണ്ണി തുടങ്ങാം ആദ്യത്തെ വരിയിൽ ഒന്ന് ഒരു തെങ്ങ്--

നിർത്തിയിട്ടിരിക്കുകയാണ് നിർത്തിയിട്ടിരിക്കുന്ന ബൈക്ക് ഓടുകയ--

നാല് കാലുകൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഒരു കസേരയിൽ മാത്രമാണ് ബാഗ് വെച്ചിട്ടുള്ളത് പക്ഷേ കുറച്ചു കസേരകൾ കാലിയുമാണ് ഇത് എന്തുകൊണ്ട്?

ഈ ചിത്രത്തിൽ കണ്ണൻ ടെക്സ്റ്റൈൽസ് ആണ് കാണുന്നത് കണ്ണൻ ടെക്സ്റ്റൈൽസ് പറയുമ്പോൾ വളരെ അറിയപ്പെട്ട ഒരു കടയാണ്.

ഇനി ഈ ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ ഒരുപാട് ബൈക്കുകൾ നിർത്തിയിട്ടുണ്ട് ഈ ബൈക്കുകൾ ഒക്കെയും --

ഓണറിന്റേത് അല്ല കാരണം ഓണറിന്റേതാണെങ്കിൽ പുറത്തു വയ്ക്കില്ലല്ലോ.

ഈ ചിത്രം കാണുമ്പോൾ ആരും ഒന്ന് ചിന്തിക്കും എന്താണിതെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിത്രമുണ്ടല്ലോ അത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ.

ഇതും ഒരു സ്കൂളാണ് ഇതും ഒരു സ്കൂളാണ് എന്ന് പറയുമ്പോൾ നേരത്തെയും ഒരു സ്കൂൾ കണ്ടു എന്നല്ലെ അതിനർത്ഥം.

നന്നായി ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് അയാൾ നിൽക്കുന്നത് ഒരു കടയുടെ മുമ്പിലാണ്.

പെട്രോൾ കട എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അങ്ങനെ ഒരു കടയുണ്ടോയെ --

ഈ ചിത്രത്തിൽ നമുക്കൊരു ഫാൽക്കൺ അക്കാഡമി ആണ് കാണുന്നത്.

ഇടത് വശത്തു നിന്നും മേലോട്ട് നോക്കിയാലോ ഒരു ഫാൻ കാണാം മാത്രമല്ല ലൈറ്റും ഉണ്ട്.

ഈ ചിത്രത്തിൽ കാണുന്നത് എവിടെയാണെന്ന് ആർക്കും മനസ്സിലാകില്ല ആരും ഒന്ന് ചിന്തിച്ച് പോകും.

നിന്ന പെൺകുട്ടി താഴോട്ട് നോക്കിയാൽ താഴെ പെൺകുട്ടിയെയും കാണാം.